ആ ഇജ്ജാട ആ ഇജ്ജെവിടെന്ന് ഞാൻ അന്നെ കണ്ടിട്ട് കൊറച്ചീസായലോ ഉം കോളേജ് ന്ന് പോയിട്ട് എത്രെ രണ്ടാഴ്ചയിലെ എന്താ ഇപ്പൊ തിരിച്ചൊന്നും വരുന്നില്ല കോളേജ് ലേക്ക്

ഓ അങ്ങനെ ആ അതെന്നെ എനിക്കിനെ പ്പോ വിളിക്കാന്ള്ള കാരണം ന്ന് പറഞ്ഞ ഞമ്മളെ എന്താണ് കോളേജിന്റെ ഭാഗത്തിലൊരു പ്രൊജക്റ്റ് ഇണ്ട് അപ്പൊ അയിന്റെ ഭാഗായിട്ട് എന്താണ് നമ്മടെ നാടുകളിലെ

ആ നാട്ടിൽ വിശ്വസ്ഥനല്ലേ വിശ്വസ്ഥനൊക്കെ പണ്ടത്ത പോലൊരു ഗെതി പിടിക്ക്ണില്ല ഇല്ല അതായത് പ്രവർത്തനത്തിന് ആൾക്കാര് ഇല്ലെന്നാണോ അല്ല എങ്ങനേണ് നമമുടെ പഞ്ചായത്തിന്റെ ഈ കീഴിൽ അല്ലെങ്കി മണ്ഡലത്തിന്റെ കീഴില്ലലോ സാമ്പത്തിക വികസന പ്ര പ്ര പാക്കേജ് കാൽ

ശെരിക്കും പറഞ്ഞാൽ ഈ വാർഡ് മെമ്പർ എലെക്ഷൻ സമയത്ത് എറങ്ങിയതാണ് നാട്ടിക്ക് പിന്നെ അയാളെ അയാളെ കണ്ടത് ഒരുവട്ടം കണ്ടിട്ടോളു അത് ഒന്ന് കടീക്ക് പോയപ്പോ കണ്ടതാ പിന്നെ കണ്ടിട്ടേ ല്ല ഓ പിന്നെ കണ്ടിട്ട് ഇണ്ടാവൂല സ്വാഭാവിക്കല്ലേ ആ വോ വോ വോ ഇതാണ് അവസ്ഥ പിന്നെ വികസത്ത് കാര്യം പറണ്ടാലോ വോട്ടിയിത്‌ ജയിച്ച പിന്നെ കാണൂല്ല പിന്നെ അടുത്ത വോട്ട് അല്ല അങ്ങാണെങ്കിൽ നമ്മുക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇല്ലേ അതായതിപ്പോ പഞ്ചായത്ത് മാത്രല്ല

മറ്റിപ്പോ താലൂക്ക് ആയാലും അല്ലെങ്കിൽ മണ്ഡലത്തിന്റെ കീഴിലായിട്ടേലോ പ്രവർത്തനങ്ങൾ നടന്നില്ലേ മൊത്തത്തിൽ നിപ്പോ നമ്മടെ ജില്ല വെച്ച് നോക്കുന്നാണെങ്കിൽ

അതിപ്പോ ഈ വാർഡിളില റോഡുകളുണ്ടാലോ ചെറിയ റോഡുകൾ അത് നന്നാക്കണ്ടത് ഞമ്മളെ പഞ്ചായത്ത് തന്നെ അതായത് വാർഡ് മെമ്പർ മുൻകൈ എടുത്താലെ റെഡി ആവോളു പിന്നെ വല്യേ റോഡുകളിപ്പോ എം എൽ എ നോക്കും

എന്താ കാര്യം ഇവര് അതിലൊക്കെ തന്നെ കള തരോം അതുപോലെ കോയ നടത്തുന്നത് അനുസരിച്ചിട്ടലെ നമ്മളെ ഒരു മഴ വരുമെന്നേ കുഴി നിറയുന്നുണ്ട്

ആ അത് വേറെ സംഭവാ നമ്മെ ഈ കേരളത്തിലെ പൊതുവെ ഒരു സ്വഭാവണ്ട് ഇപ്പൊ ഒരു കോടി ഫണ്ട് പാസായാൽ അതിൽ മുക്കാൽ ശതമാനം ഓല് ഇട്ക്കും കാൽ ശതമാനെ എറക്കോളു

ഇപ്പൊ നമ്മടെ തമിഴ് നാടിനെ തമിഴ് നാട് ഭയങ്കര വികസനാണ് അവിടെ സംഭവം അഴിമതിണ്ട് ഇപ്പൊ ഒരു കോടി പാസായതന്നെ അവര് ഒരു കാല് കോടി അരക്കോടി ഒക്കെ ഇട്ക്കൊള്ളു ആ മിതത്ത ജനങ്ങൾക്കും നല്ലോം കൊടുക്ക്ണ്ട് അവരും ഇട്ക്ക്ണ്ട്

ഒരു മിതത്വം പാലിക്കുന്നുണ്ടാവും ലെ ഞമ്മക്ക് അങ്ങനെയല്ല ആ പിന്നെ നമ്മളെ രാഷ്ട്രീയായിട്ട് വല്ല പ്രേശ്നങ്ങളുണ്ടോ അവിടെ ഇതല്ലാതെ അതായത് ഇങ്ങനെയുള്ള അഴിമതികൾ നടക്കുന്നൂന്നല്ലാതെ

എന്തൊതനെ പാർട്ടി ബെയിലെന്തോ കൊലപാതക ഭീഷണികൾ എല്ലാ നെറ കേട്ടിരുന്നു പറീണ കേട്ടോ ആ ഭീഷണി നട നടന്നിരുന്നു ആ ഇബ്ടെ എലെക്ഷൻ ലീഗിന്റെ സ്ഥാനാർഥി ആയ്കാണ്ടെ പരിധി വുട്ട് നിന്നിന്നു അപ്പൊ വേറെ മുമ്പൊരു സി പി എമിന് ഒരാളായിരുന്നു അപ്പൊ ഓന് ഇതിക്ക് ചാടിയപ്പൾ ഓന്ക്ക് എതിരെ ഭീഷണിയൊക്കെ വന്നിരുന്നു

അങ്ങനെ വന്നത് ലെ അല്ല കേട്ടത് എങ്ങനെ പറഞ്ഞാൽ ലെ നാട്ടിൽ ഇങ്ങനെ കാര്യയായിട്ട് വികസന പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആര്ന്ന് അറീല തിരിച്ചറിയാത്ത ആരോ ഒരാൾ വിളിച്ചിട്ട് മെമ്പറിനെ വിളിച്ചിട്ടത് എന്തായിരുന്നു ഭീഷണി പെടുത്തിരുന്നുന്നെല്ലാ പറഞ്ഞ് കേട്ടിരുന്നു വികസനം കൊണ്ട് വന്നില്ലെങ്കിൽ കാണിച്ച് തരാം അല്ല ആ രീതിലല്ലോ

ആ അതെങ്ങനെണ് അങ്ങനയൊക്കെ പറയാ പേട്ണ്ട് ശരിക്കും വാസ്തവതൊന്നുല്ല വാസ്തവം ഇതന്നെ ഇതേ പാർട്ടി കൂർ മാറിയപ്പളേ കൂർ മാറിയ ആയിട്ട് ഇണ്ടാവും ല്ലേ അവര് കുടിട്ടും

ആ അത് എല്ലാട്ത്തുള്ള പ്രേശ്നനണലോ

അതല്ല അപ്പൊ മൊത്തത്തിൽ പറയാണെങ്കിൽ നെലവിൽ രാഷ്ട്രീരായിട്ട് എന്താറയാ ഒര് ആവേശല്ല ല്ലേ

ഇല്ല ആ അതെ അതെ ഇപ്പൊ ഒന്നാമത്തെ പഞ്ചായത്ത് ഭര ഭരിക്ക്ന്ന ട്ടീമല്ല ഞങ്ങളെ വാർഡിന്റെ മെമ്പർ ആ അപ്പൊ അതിലൊരു ചെറിയൊരു പ്രെശ്നം കൂടെയിണ്ട് ഇന്നാ തൊട്ടടുത്ത വാർഡിലെല്ലാ വികാസമുട്ട്ണ്ട് ആ പഞ്ചായത്ത് പാർട്ടിയാണ് ഭരിക്ക്ണെ

ആ അതെ അത് അവര് പാർട്ടിൻറ്‍റെ ബെയ്‌സ്ല് പ്രേശ്നങ്ങളാ അത് പിന്നെ ത് വാർഡ് മെമ്പർ ന്ന് കാര്യമായിട്ട് എറങ്ങിയ കിട്ടും

എട്ട് എട്ട് കോടി ആത് കേസ് കൊറേ അട്ടിമറിച്ച് കേസ് ഇട്ക്കാൻ പറ്റില്ല ആ ബാങ്കിന് ഇത് എന്താണ് രസീതോന്നില്ല ഗവണ്മെന്റ് ഒര് പാർട്ടി നടത്തിണ ബാങ്കായിരുന്നു ഓ ഓ എന്നിട്ടും അയാളെ തിരഞ്ഞെടുത്തോ

ആ അപ്പൊ അയാൾക്കത്രേ നാപ്പത്തഞ്ച് ലക്ഷത്രേ കിട്ടീന്ന് പറഞ്ഞ് നടക്ക്ണ്ട് പിന്നെ

അല്ലാതെപ്പോ നമ്മളിപ്പോ ഹൈവേ അങ്ങനെ വികസനം വരുന്നുണ്ടാലോ അപ്പൊ അയിന്റെ പ്രേശ്നായിട്ട് ഇങ്ങനെമ്മളെ രാഷ്ട്രീയ പ്രേശ്ന നിലക്കല്ല പൊതുവോര് സാമൂഹിക ഇത് പറഞ്ഞിട്ടെന്തെക്കെയോ പ്രെകൃതിക്ക് പ്രേശ്നണ്ട്ന്നും അതേപോലതന്നെ നാട്ടിന് പ്രേശ്നണ്ട് ചെറിയ എന്താറയാ

കോളങ്ങൾ അങ്ങനള്ള കാര്യങ്ങളിലും അതെ അതെങ്ങനെ കൊറേ ഈ കേണറാൾ മൂടിക്ക്ണ് ആ പിന്നെ പാടക്കെ പ പാടം നികത്തി വല്യേ കേസാണ് ഇബൽക്ക് എന്തും ചെയ്യാ പാടൊക്കെ എത്ര നികത്തിണ്ട് ആ കൊഴുപ്പിന് മാത്രാ

ആ പാടം മൊത്തം നികത്താണ് ഈ റോഡിന് വാണ്ടീട്ട് പിന്നെ ഏഹ് സാമൂഹിക പരമായിട്ട് വല്യേ ഒര് വ്യത്യസ്തത കാണിക്ക്ണ്ട് ഇപ്പൊ രണ്ട് സമൂഹത്തിന് ഇടയിൽ റോഡ് പണിയുമ്പോ അത് പ്രേതേകം വികസനത്തിന്റെ പേരിലാ രണ്ട് സമൂഹത്തെ മാറ്റി നിർത്ത്യാണ്

ആ ഇപ്പം മാറ്റ്ണ്ടാവും ഓക്കെ ടാ അങ്ങനെ അങ്ങട് ശെരിട്ടോ പിന്നെ വിളിക്കാം